ഞാന് ഇവിടെ .

പിന്നെ നാട്ടില് ന്താ അവസ്ഥകള് ? നാട്ടില് കുഴപ്പമില്ലാങ്ങ് പോണ്ട് മു് ഇപ്പൊ ഇനി അടുത്ത വർഷം ഏഹ് രണ്ടു വര്ഷം കഴിഞ്ഞാല് തിരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ ഇൻഡ്യയേല് ?

ന്താണിപ്പോ പൊതുവെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ന്താവും ?

അതെ ചെലപ്പോ ത് നേരത്തെ മുന്നേ ഇപ്പടത്തെന് മുന്നേക്കെ തൊടങ്ങിതാണ് സാധാരണ ഇലക്ഷൻ സമയത്തെ തുടങ്ങാറുള്ളൂ

മ് അഹ് എത്രത്തോളം അഹ് ഈ തെരഞ്ഞെടുപ്പില് അതിനുള്ള പ്രതിഭ അതിനുള്ള സ്വാധീനം ഉണ്ടാവുവോ? അത് അത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂലല്ലോ കാരണം ഈ ഇലക്ഷൻ സമയത്ത്

അത് എത്രത്തോളം സക്സസ്സ് ആവുന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പുകള് പൈസക്ക് വലിയ സ്വാധീനമാണല്ലേ തെരഞ്ഞെടുപ്പില് മ് ആ ഒരുവോട്ടു ചെയ്യാന് ഏശം അയ്യായിരം രൂപേൻ്റെ അടുത്ത് കിട്ടും

അവരൊരു ഈ സാലറി ഈ പാർട്ടിക്കനുസരിച്ചായിരിക്കുയോ അതെ ഇതിപ്പോ യാഥാർത്തൊരു ജനാധിപധ്യയൊന്നു പറയാൻ പറ്റൂല്ല ഇന്നത്തെ കാലത്ത് . മ് എല്ലാവരും അവരുടെ നേത്രത്വത്തിന് വേണ്ടിട്ട് ഇല്ലെങ്കിലവരുടെ സ്വാധീനം

ജനങ്ങള്ടെ മുൻപില് കൊറച്ച് രാഷ് ഇത് ജനാധിപത്യയൊന്നൊള്ളത് കാണിച്ച് പിന്നെ ഭരണത്തില്‌ കേറിയാല് ആ ഒരു ഏഹ് സോച്ഛാധിപത്യത്തിലേക്ക് പോണൊരു ആ അതാഞാൻ മുൻ ഇത് ഒരു ഫിലിമിൽ ഇങ്ങ അത് ഒരു തമിഴ് ഫിലിമില് പറയൊണ്ട്. ഭരണത്തിലിരിക്കുമ്പോ കുടുംബത്തിന് വേണ്ടിട്ടും ഭരണത്തിലിരിക്കുമ്പോ ഭരണം ഇല്ലാത്ത സമയത്ത് ജനങ്ങൾക്ക്‌വേണ്ടി

ഭരണില്ലാത്ത സമയത്ത് കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്ക .ഇത് ഇന്ത്യയെടെ സമകാലികൊരു മുഖ് മുഖ് അഭിപ്രായമാണിത് .

ഇഹ് പൊതുവേഇൻഡ്യയിപ്പോന്നമ്മടെ ഇൻ ഇൻ ഇൻഡ്യൻതെരഞ്ഞെടുപ്പില്ലെതായത് ഇഹ് ലോ പാ പാ പാർലമെൻറ് അങ്ങനെയുള്ളതെരഞ്ഞെടുപ്പിലേലെക്ക് ലോകസഭ അങ്ങനെയുള്ളതെരഞ്ഞെടുപ്പിലേക്കുളയില് ഈ പണംകൊടുത്ത് സ്വതീനിക്കുന്നുള്ളതെന്നെത്രത്തോളം ഉണ്ടാ അയാആയത്നമ്മളീ കേരളത്തിലുള്ളതെരഞ്ഞെടുപ്പുകളില്ലേ ആ ഒര് സമൃതായം ഉണ്ടാ മുമ്പേ തിരൂര് തിരൂരയിന്റ തിരൂരിതെപോലെരാത്രി പോയിട്ട് പൈസ കൊടുത്തതെന്ന് കിട്ടിയേല് കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്.

അതീ എംഎൽഎ അയ് ആയിട്ടിൻഡ്. അങ്ങനെ അവര്ടെ എല്ലാതെരഞ്ഞെടുപ്പിലും ഈപൈസകൊടുക്കണ പരുവാടിഇൻഡ്

സമയത്ത് കിട്ടണോരാനന്ദം വേറൊന്നുല്ല

ജനങ്ങളുമാതൊരു ഒര് വർഷത്തിലൊര് വർഷോ മൂന്നോവർഷോകൂടുമ്പോ ന ടക്കുന്നൊരു സാധ ഒരു ചടങ്ങുപോലെയായിട്ടു കാണുന്നുണ്ട് തങ്ങളുടെയോര് സമ്മദിയവകാശം അങ്ങനെയാണല്ലോ പറയല്

ജനങ്ങളുടെ മനോഭാവം മാറിയാലെ ഇൻഡ്യയുടെ ഈ നല്ലൊരു രാഷ്ട്രീയം വരുള്ളു.

അല്ലാത്തകാലത്തോളം ഇത് ഇഹ് ഇഹ് ഇന്ത്യയുടെ ഒര്

ആ പുറ പുറന്നാട് സംസ്ഥാനങ്ങളിൽ പറയിൽ പറയണയല്ലേ കുതിര കച്ചോടന്ന് ഏകദേശമതുപോലെത്തെതാണ് കേരളത്തിനകത്തും പൈസകൊടുത്തിട്ട് വോട്ട് വാങ്ങുന്നു അവിടെ പൈസകോടുത്തിട്ട് വാങ്ങുന്നു.

തെരഞ്ഞെടുപ്പുള്ളൊരു വേറൊരുരീതി അങ്ങനെയുള്ള ജനാതിപത്യത്തില് നടക്കൂലല്ലേ

മമ് എറ്റല്ലോ ഏറ്റഗുണതാ ഗുണകരമായത് ഇതന്നല്ലേ തെരഞ്ഞെടുപ്പന്നല്ലേ

വോട്ടർപ്പട്ടികയിലും കുറെ തിരുമാറി നടക്കുന്നുണ്ട്

തെരഞ്ഞെടുപ്പന്നെ നല്ലരീതിയില് നടന്നാല് ഒര് നല്ലൊരുജനാതിപത്യ സർക്കാരിന് നമുക്ക് ലഭിക്കും ആ ജനങ്ങളുടെ യഥാർത്ഥ വോട്ടാർക്കാ ചെയ്യുന്നത് കൃതയായിട്ട് മനസിലാക്കാൻ സാധിക്കുന്നില്ല

ചെല വോട്ടിംഗ് മെഷീനില് ചെലര് പറയാറിൻഡ് പത്തുവോട്ടുചെയ്തയാലും ഒരു വോട്ടെ